നൽകിയതായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിലേ ശന ആഹ് ശാസനത്തിന്റെ പറഞ്ഞെന്നും ഈ സ്ഥാനം ഈ മല മുസനാഗുഡി എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ വിജയനഗര സാമ്രാജ്യം ആഹ് ഡക്കിരി മുസ്ലിം ഡക്കിലെ മുസ്ലിം രാജാക്കന്മാർ ഡക്കിലെ മുസ്ലിം രാജാ ഡക്കിലെ മുസ്ലിം രാജാക്കന്മാർ ഡക്കിരെ മുസ്ലിം രാജാക്കന്മാർ പള്ളിക്കോട്ട യുദ്ധം ഇതോടെ പിടിച്ചെടുത്തു എങ്കിലും അവരുടെ അനന്തരാവകാശികൾ അത്ര ശക്തരായിരുന്നില്ല ചെറിയ രാജാക്കന്മാർ ഏർ വിഘടിച്ചു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ന്ത്ര്യം പ്രഖ്യാപിച്ചു അതിൽ ഒരു രാജാവായ ഏർ മോഡയർക്കാണ് നീലഗിരി പി പീഠ ഭൂമിയുടെ അവകാശം സി സിദ്ധിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഒരു അട്ടിമറിയിലൂടെ ഹൈ ഹിതറലി ഹൈദരലി മൈസൂരിന്റെ ഭരണം കൈയടക്കി ആയിരത്തി എഴുന്നുറ്റി എൺപത്തി രണ്ട് എൺപത്തി രണ്ടിൽ ടിപ്പുസുൽത്താന്റെ ആയിരംന്റെയും ആയിരത്തി എഴുന്നുറ്റി തൊണ്ണൂറ്റി മൈസൂർ യുദ്ധത്തിൽ ടിപ്പുസുൽത്താൻ പരാജയപ്പെടുത്തിയ british കാരുടെയും ഏർ അതിനിടയിൽ ഇൽ ഈ പ്രദേശം വന്ന് ചേർന്നു പിന്നീട് പഴശ്ശി വിപ്ലവത്തിന്റെ നീലഗിരി മലകൾ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 ചെയ്യപെട്ടു ഏർ പെട്ടിറ്റിരുന്നി ല്ല ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഈശോ സഭ ഈശോ സഭ പുരോഹതിയായ ആഹ് പുരോഹതിയാ

അതിനുമുമ്പ്

ഇവിടെ ക്രിസ്ത്യാനികളെ കുറിച്ച് അറിയാനായി അയച്ചിരുന്നില്ല ഈ പ്രദേശത്ത് പുരാതന ക്രിസ്ത്യാനികൾ വസിച്ചിരുന്നെന്ന ആവിശ്യ സമായിരുന്നു കാരണം വിശ്വാസം വസിച്ചിരുന്നുവെന്ന വിശ്വാസമായിരുന്നു കാരണം മലയാളം edit ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശ്രീ രവീന്ദ്രനാഥ ടാഗോറിന്റെ വിശുദ്ധമായ സ്നേഹത്തെ വളരെ ഒതുക്കത്തോടും പക്വതയോടുമാണ് ഈ നോവലിൽ ടാഗോർ ആവിഷ്‌കരിച്ചിരിക്കുന്നത് സത്യചിത്രയുടെ കൈകളിലൂടെ ചാരുലതയായി രൂപപ്പെട്ടപ്പോൾ അതിൻറെ ഗ്യാദി പതിന്മടങ്ങ് വർദ്ധിച്ചു ഭാരതീയ ഭാഷകൾക്ക് പുറമെ നിരവധി ലേഖ ഭാഷകളിലേക്കും ഈ കഥ ഇതിനകം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് കഥ കേട്ടിട്ട് ഇഷ്ടമായാൽ Channel subscribe ചെയ്‌ന്ന കാര്യം പരിഗണിക്കുക Notification നായി Bell icon enable ചെയ്യുക കഥ ഇഷ്ടമായാൽ Like button press ചെയ്യാൻ മറക്കണ്ട അഭിപ്രായങ്ങളൊക്കെ Comment box ഇൽ പ്രദീക്ഷിക്കുന്നു Channel ൻറെ Playlist ഇൽ പോയാൽ ഇതുവരെ പറഞ്ഞ കഥകളെല്ലാം അവിടെ ലഭ്യമാണ് ചാരുലത ഒന്നാം ഭാഗം ഭൂപതിക്ക് ഒരു ജോലിചെയ്യണ്ട ആവശ്യമൊന്നുമില്ല ധാരാളം പണമുണ്ട് നാട് ചൂട് പിടിച്ച സമയം പക്ഷെ ഭുപതിയുടെ ഗൃഹനിലകളനുസരിച്ച് അദ്ദേഹം ഒരു ജോലി ചെയ്യാനുള്ളതും ചെയ്യുന്നതുമായ ജീവിതം കൊണ്ടാണ് ജനിച്ചിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഒര് English പത്രം പുറത്തിറക്കാൻ തുടങ്ങി അതിനു ശേഷം സമയം പോകുന്നില്ല എന്ന പരാതിക്കിടവന്നില്ല കുട്ടിക്കാലം മുതൽക്കേ English ഇൽ എഴുതാനും പ്രസംഗിക്കാനും വളരെ ഇഷ്ട്ടമായിരുന്നു ആവശ്യമൊന്നുമില്ലെങ്കിലും English പത്രങ്ങളിലേക്ക് എഴുത്തുകളും ലേഖനങ്ങളും അയക്കുമായിരുന്നു പ്രത്യേകിച്ച് പ്രസംഗിക്കാൻ ആയില്ലെങ്കിലും Meeting ഉകളിൽ രണ്ടു വാക്ക് പറയാതിരിക്കില്ല അദ്ദേഹത്തെ പോലെ ഒരു ധനികനെ രാഷ്ട്രീയ Party യിലേക്ക് കിട്ടിയതിൽ Party യുടെ നേതാക്കന്മാർ കുതിക്കാനും തുടങ്ങി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

അങ്ങേരുടെ പത്രം പ്രസിദ്ധീകരിക്കുന്നതിൽ അത്രയ്ക്ക് പേരോ പെരുമായോ സ്ഥാനമോ ഇല്ല സ്വന്തം പത്രമായാൽ സ്വതന്ത്രമായി തൻറെ പേന ഉപയോഗിക്കാൻ കഴിയും അളിയൻറെ സഹായത്തോടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭൂപതി ഒരു പത്രാധിപരുടെ കസേരയിൽ സ്ഥാനാരോഹണം ചെയ്തു ചെറുപ്രായത്തിൽ ഈ പത്രാധിപരുടെ ലഹരിയും രാഷ്ട്രീയ കാര്യങ്ങളിലെ ലഹരിയും കുറച്ച് ശ ക്തിയേറിയത് തന്നെയായിരിക്കും ഭൂപതിയെ മത്തുപിടിപ്പിക്കാനായി ആളുകളും ധാരാളമുണ്ടായിരുന്നു പത്രത്തിൽ ഭൂപതി നിപന്യനായിക്കൊണ്ടിരിക്കെ ഭാര്യ ബാലികാവധുവായിരുന്ന ചാരുലത ക്രമേണ യൗവ്വനം ത്തിലേക്ക് കാലുകുത്തി ഇത്രവലിയ വാർത്ത പത്രാധിപരായ ഭർത്താവ് അറിഞ്ഞത് തന്നെയില്ല ഭാരത സർക്കാരിൻറെ പത്ര സ്വാതന്ത്രം സംബന്ധിച്ചുള്ള നിയമം കാരണം സംയമത്തിൻറെ ബന്ധനം ശിഥിലമാക്കാനുള്ള സ്ഥിതിയിലെത്തിക്കൊണ്ടിരിക്കുന്നു ഇതുതന്നെയായിരുന്നു പത്രാധിപരുടെ പ്രധാന ലക്ഷ്യം ധനിക ഗൃഹത്തിലെ അംഗമായ ചാരുലതക്ക് ഒരു ജോലിയും ചെയ്യാനില്ല

പണത്തിനാണെങ്കിൽ ഒരു കുറവും ഇല്ല ഇത്തരം അവസരങ്ങളിൽ ഭാര്യ വെറുതെ ഭർത്താവിൻറെ പുറകെ കൂടും ദാമ്പത്യ ജീവിതത്തിലെ അതിർത്ഥിനിയമങ്ങളും ജീവിത രീതികളും എല്ലാം ലംഗിച്ച് സമയത്തും ആസമയത്തും ഭാര്യയുടെ പ്രവർത്തികൾ വിഹിതത്തിൽ നിന്ന് ആദികര്യത്തിലേക്ക് എത്തും ചിലപ്പോൾ അവിഹിതവും കടന്നുപോകും എന്നാൽ ചാരുലതക്ക് അതിനൊന്നും സൗകര്യവും സമയവും അവസരവും ലഭിക്കാറില്ല പത്രത്തിൻറെ ആവരണം നീക്കി ഭർത്താവിനെ പ്രാപിക്കുക എന്നത് ചാരുലതക്ക് തികച്ചും അസാധ്യമായി തീർന്നു യുവതിയായ ഭാര്യയെ അവഗണിക്കുന്നതായി ബന്ധുക്കളാരെങ്കിലും ഭൂപതിയെ ശകാരിച്ചാൽ ഭൂപതി പറയും ശെരിയാണ് ചാരുവിന് ഒര് കൂട്ടുകാരി കൂടെ വേണ്ടതാണ് ഒന്നും ചെയ്യാനില്ലാത്ത ആരെങ്കിലുമാകണം ഭാര്യയുടെ സഹോദരൻ ഉമാപതിയോട് പറഞ്ഞു നിൻറെ ഭാര്യയെ എൻറെ വീട്ടിൽ കൊണ്ട് താമസിപിക്ക് തൻറെ പ്രായക്കാർ ആരുമിവിടെ ഇല്ലാത്തതിനാൽ ചാരുവിന് വല്ലാത്ത ഏകാന്തത തോന്നുന്നുണ്ട് സ്ത്രീകൾ ആരുമില്ലാത്തതാണ് ചാരുവിന്റെ ശോകകാരണം എന്ന് പത്രാധിപൻ വിശ്വസിച്ചു അങ്ങനെ ഉമാപതിയുടെ ഭാര്യ മന്താകിനിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതോടെ തൻറെ ഭാരം തീർന്നു എന്ന് ഭൂപതി വിചാരിച്ചു പ്രേമോത്സാഹത്തിൻറെ ആരുണാഭ ഇരുവരിലും അസ്സാധാരണമായ പ്രാധാന്യത്തോടെ ശീത നൂതനമായി ശോഭിച്ചിരുന്നു ആ ദാമ്പത്യത്തിൻറെ സ്വർണ്ണ പ്രഭയോടുകൂടിയ പ്രഭാതം എപ്പോഴാണ് കടന്നുപോയത് എന്ന് രണ്ടുപേരുമറിഞ്ഞില്ല പുതുമയുടെ സ്വാദില്ലാതായതോടെ ഇരുവരും അന്യോന്യം അതി പുരാതനമായി കഴിഞ്ഞിരുന്നു വായനയിൽ സ്വാഭാവികമായ അഭിരുചിയുണ്ടായിരുന്നതിനാൽ

Hotel ഇൽ ഭക്ഷണം കഴിക്കാനുള്ള ചെലവ് നല്ല English പുസ്തകങ്ങൾ വാങ്ങാനുള്ള പണം അങ്ങനെ പലതും അമൽ തൻറെ സ്നേഹിതൻമാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയാൽ ആചിലവൻ ഗുരുദക്ഷിണയായി ചാരുലത തന്നെ വഹിക്കും ഭൂപതി ഒരുതരത്തിലും ചാരുലതയെ എതിർക്കാറില്ല ചാരുലതയിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാറുമില്ല പക്ഷെ കുറച്ച് വല്ലതും പഠിപ്പിക്കുന്നതിൻറെ പേരിൽ

ഒരാളുടരികിൽ സ്നേഹത്തിൻറെ പേരിലുള്ള ഉപദ്രവങ്ങൾ സഹിക്കയും അത്യാവശ്യമായി തീർന്നിരുന്നു ഒരു ദിവസം അമൽ പറഞ്ഞു ചേട്ടത്തിയമ്മേ ഞങ്ങളുടെ College ഇൽ രാജ ഗൃഹത്തിലെ ജാമാതാവ് രാജകുടുംബത്തിലെ അന്തഃപുരത്തിന് കേടുണ്ടാക്കുന്ന Carpet ൻറെ ചെരുപ്പ് ഇട്ടുകൊണ്ടുവരുന്നത് കാണുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ ആവുന്നില്ല എനിക്കും അതുപോലെയൊരു ജോഡി വേണം

അത് സാധ്യമല്ല ചാരുവിന് ചെരുപ്പ് തുന്നിയുണ്ടാക്കാൻ അറിയില്ല അക്കാര്യം അമലിനോട് പറയാനും ഇഷ്ടപ്പെടുന്നില്ല അമലിനും ഒരു കാര്യമറിയാം ഇനിയൊരാൾ ചോദിക്കുന്ന എന്തും നിരസിക്കാൻ ചാരു വിനാവില്ല തൻറെ ആവശ്യം നിറവേറ്റിത്തരാതിരിക്കില്ല അമൽ College ലേക്ക് പോകുന്ന സമയത്ത് ആരും കാണാതെ Carpet ഉണ്ടാക്കാൻ പഠിച്ചുതുടങ്ങി അമൽ കുറച്ചു ദിവസത്തിനകം ചെരുപ്പിനോടുള്ള തൻറെ ഭ്രമം താനാവശ്യപ്പെട്ടതും എല്ലാം മറന്നു കഴിഞ്ഞു ഒരു ദിവസം അമലിനെ സന്ധ്യക്ക് വരാൻ ചാരു ക്ഷണിച്ചു വേനൽക്കാലമാണ് മട്ടുപ്പാവിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കം ചെയ്തു പറന്നു വരുമെന്ന് വിചാരിച്ച് പിച്ചളകൊണ്ടുള്ള അടപ്പുകൾകൊണ്ട് എല്ലാം അടച്ചു വെച്ചു College ഇൽ നിന്നും വന്ന അമൽ വേഷമെല്ലാം മാറി മുഖം കഴുകി വേഗം വന്നു അമൽ ഇരുന്ന ശേഷം കിണ്ണത്തിൻറെ അടപ്പു തുറന്നു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 കഴുത്തിൽ കെട്ടാൻ Muffler വേണം തൂവാലയിൽ പൂവ് തുന്നിക്കൊടുക്കണം തൂവാലയിൽ Silk കൊണ്ടുതന്നെ വേണം പുറത്ത് ഇരിക്കാനുപയോഗിക്കുന്ന ചാരുകസേരയുടെ തലഭാഗത്ത് എണ്ണയുടെ പാട് അത് കാണാതിരിക്കാൻ പ്രത്യേകം Design നുള്ള Cover തുന്നിക്കൊടുക്കണം ഓരോ തവണയും ചാരുലത എതിർക്കും വഴക്കിടും എന്നാൽ ഓരോന്നും അതി ശ്രദ്ധയോടെ ഉണ്ടാക്കിക്കൊടുക്കും അമലിൻറെ ഓരോ ആവശ്യവും നിറവേറ്റിക്കൊടുക്കാതിരിക്കില്ല അമൽ ഇടക്ക് ചോദിക്കും ചേട്ടത്തിയമ്മേ എത്രത്തോളമായി ചാരുലത നുണപറയും ഒന്നും ആയിട്ടില്ല എനിക്കത് ഓർമ്മയെ ഉണ്ടായിരുന്നില്ല അമലും അത്ര വേഗം പിൻവാങ്ങുന്ന തരക്കാരനല്ല എന്നും ഓർമിപ്പിക്കും അതിനായി കെഞ്ചി അപേക്ഷിക്കും പിടിവാശിക്കാരനായ അമലിൻറെ അത്തരം ഉപദ്രവങ്ങൾ പ്രധീക്ഷിച്ചുകൊണ്ടുതന്നെയാണ് ചാരുലത എപ്പോഴും എതിർത്തു പറയുന്നത് പെട്ടെന്നൊരു ദിവസം ആവശ്യം നിറവേറ്റി കഴിയുമ്പോൾ അമലിൻറെ ആഹ്ളാദവും ആസ്വദിക്കുന്നു ധനിക ഗൃഹത്തിലെ ചാരുലതക്ക് വീട്ടിൽ ആരുടേയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതില്ല എന്നാൽ അമൽ ചാരുവിനെ കൊണ്ട് തനിക്ക് വേണ്ട കാര്യം ചെയ്യിക്കാതെ വിടാറില്ല ഈ ചെറു മോഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ ചാരുവിന്റെ ഹൃദയം ആനന്ദിക്കുകയും സ്വയം ചാരുദാർഥ്യം യും ചെയ്തിരുന്നു ഭൂപതിയുടെ മുറിക്കുമുന്നിൽ കുറച്ച് സ്ഥലമുള്ളതിനെ ഉദ്യാനം എന്നുപറഞ്ഞാൽ അതിശയോക്തിയാവും ആ തോട്ടത്തിൽ ഒരു വിദേശി അമ്പഴ മരം ഉണ്ടായിരുന്നു ഈ തോട്ടത്തിനെ ഉദ്ധരിക്കാനായി ചാരുവും അമലും ചേർന്ന് കമ്മിറ്റി ചേർന്നു രണ്ട് പേരും കുറച്ചു ദിവസമായി പല വിധത്തിൽ വരച്ചും

പഴയകാലത്തെ രാജകുമാരിയെ പോലെ ചേട്ടത്തിയമ്മ തന്നെ നനക്കണം ചാരു അഭിപ്രായപ്പെട്ടു അവിടെ പടിഞ്ഞാറേ മൂലയിൽ ഒരഴിക്കുടുണ്ടാക്കി അതിലൊരു മാൻകുഞ്ഞിനെ വളർത്തണം അമൽ തുടർന്ന് ഒര് ചെറിയ കുളമോ തടാകമോ വേണം അതിൽ അരയന്നങ്ങൾ നീന്തണം അത് കേട്ടപ്പോൾ ചാരുവിൻറെ ഉത്സാഹം വർദ്ധിച്ചു ആവേശഭരിതയായി അവൾ പറഞ്ഞു അതിൽ നീലത്താമര വേണം എത്രയോ നാളായി നീലത്താമര കാണാൻ ഞാൻ മോഹിക്കുന്നു അമൽ പറഞ്ഞു ആ തടാകത്തിനു മീതെ ഒരു പാലം ഉണ്ടാക്കണം കടവും കടവിൽ ഒരു ചെറിയ വഞ്ചിയും വേണം ചാരു ഉടനെ പറഞ്ഞു കടവ് വെളുത്ത Marble കൊണ്ടുതന്നെ ഉണ്ടാക്കണം അമൽ Pencil ലും Scale ലും Paper ഉം എടുത്ത് Compass ഉം മറ്റും ഉപയോഗിച്ച് വലിയ അലങ്കാരങ്ങളോട് കൂടിയ ഒരുദ്യാനത്തിൻറെ Map വരച്ചുണ്ടാക്കി രണ്ടു പേരും കൂടി മാറ്റങ്ങൾ വരുത്തിയും പുതുതായി പലതും ചേർത്തും പുതിയ Map കൾ ഉണ്ടാക്കി ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിയഞ്ച് Meter ഓളം വരച്ചു കഴിഞ്ഞു ഇതനുസരിച്ച് ഉദ്യാനം ഉണ്ടാക്കണമെങ്കിൽ ഏതാണ്ട് എത്ര ചിലവുവരും എന്നതിൻറെ Estimate തയ്യാറാക്കാൻ തുടങ്ങി ചാരുവിൻറെ ആദ്യത്തെ ഉദ്ദേശം തൻറെ മാസത്തുകയിൽ നിന്ന് ഉദ്യാനത്തിൻറെ പണി ചെയ്തത് തീർക്കാമെന്നായിരുന്നു ഭൂപതി വീട്ടിൽ എന്ത് നടക്കുന്നു എന്ത് സംഭവിക്കുന്നു എന്നൊന്നും അറിയുന്നതേ ഇല്ല ഉദ്യാനം തയ്യാറായ ശേഷം അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിക്കണം ക്ഷണിച്ചുവരുത്തി ഈ പുതുമ കാണിക്കുമ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെടും അനായതിൻറെ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 അമൽ വീണ്ടും Map ഇൽ മാറ്റം വരുത്തി എന്നിട്ടും നടക്കുന്ന മട്ടില്ല അപ്പോൾ അമൽ പറഞ്ഞു ചേട്ടത്തിയമ്മേ ഈ തടാകം വേണ്ട എന്ന് വെക്കാം ചാരു ഉടനെ പറഞ്ഞു വേണ്ട വേണ്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 ചാരുവിന് അത്യന്തം കോപം വന്നു എന്നാൽ അങ്ങനെയൊരു മുറി തന്നെ വേണ്ട അത് വേണ്ടെന്നു വെക്കാം മൗറീഷ്യത്തിൽ നിന്ന് ഗ്രാമ്പുവിൻറെ തൈ കർണ്ണാടകത്തിൽ നിന്ന് ചന്ദന മരം സിംഹളയിൽ നിന്ന് കറുവപ്പട്ടയുടെ ചെടി എങ്ങനെ കൊണ്ടുവരണമെന്ന് തീർച്ചയാക്കിയിരുന്നു അവയ്ക്കുപകരം മാണിത്തലയിൽ നിന്ന് നാട്ടിലെയും പുറംനാട്ടിലെയും ചെടികൾ കൊണ്ടുവരാമെന്നും അവയുടെ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 തം ഉണ്ടാക്കിത്തരുമായിരിക്കും അപ്പോൾ നമ്മുടെ Plan നെല്ലം എന്താവും അമ്പഴ മരത്തിൻറെ ചുവട്ടിലിരുന്ന് അമലും ചാരുവും കൂടി അസാധ്യമായ സങ്കൽപ്പങ്ങളുടെ സുഖം അനുഭവിക്കുകയാണ് ആ നേരത്ത്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 പഴുത്ത അമ്പഴങ്ങ തേടുകയാണ് കൊതിയോടെ മന്ത പറഞ്ഞു കിട്ടുമെങ്കിൽ എനിക്കും കൊണ്ടുവരൂ ചാരു ചിരിച്ചു ഒപ്പം അമലും അവരുടെ സകല സങ്കൽപ്പങ്ങളും അവർമാത്രമറിയണം അവർ തമ്മിൽ മാത്രമുള്ളതായിരിക്കണം എന്നതിലാണ് അവളുടെ പരമ സുഖം അതിന് അത്യതികം പ്രാധാന്യവും കൽപ്പിക്കുന്നു മാന്തയ്ക്ക് മറ്റു പല ഗുണങ്ങളുമുണ്ടെങ്കിലും സങ്കല്പങ്ങളില്ല അതിനാൽ ഇവരുടെ ഈ തരം പ്രസ്താവനകളുടെ ശെരിയായ രസംആസ്വദിക്കാനും കഴിയില്ല പിന്നെ എങ്ങനെ അതിനാൽ ഈ രണ്ട് സഖ്യരുടെ കമ്മിറ്റിയിൽ മന്തയെ ചേർക്കാനാവില്ല ആ സാധാരണമായ തോട്ടത്തിൻറെ Estimate കുറയുന്നില്ല സങ്കൽപ്പങ്ങളും തോൽവി സ്വീകരിക്കാനൊരുക്കമല്ല അങ്ങനെ അമ്പഴമര ചുവട്ടിലെ കമ്മിറ്റിയോഗം കുറച്ചുനാൾ തുടർന്നു തോട്ടത്തിൽ തടാകം മാനിൻറെ കൂടെ ചെറി യൊരു വീതിയിൽ എന്നിവയുടെ സ്ഥാനങ്ങൾ അമൽ അടയാളമിട്ടു വെച്ചു അവരുടെ തോട്ടത്തിൽ ഈ അമ്പഴ മരത്തിനും ഒരു സ്ഥാനമുണ്ട് അതിനു ചുറ്റും ഒര് തറയുണ്ടാക്കണം അമൽ കൈക്കോട്ട് കൊണ്ട് അതും അടയാളപ്പെടു

ആഹ് അതുപ്പോ madam അഹ് കിട്ടാൻ സാധ്യത ഉണ്ട്, ഇപ്പൊ madam ഇപ്പോ വിചാരിച്ചെതെന്നു വെച്ചാൽ ഇപ്പൊ pension ആയത് കൊണ്ട് loan കിട്ടുവോന്നു ചെ~ ചോദിക്കുന്നു അല്ലേ madam pension ആയത് കൊണ്ട് loan കിട്ടുവോന്ന് ഏർ പക്ഷേ ഇവിടെ madam നല്ല ഒരു scheme ഉണ്ട് madam, pension persons വേണ്ടി ഉളള loan scheme ആണ് ആ scheme. നല്ല ഒരു scheme ഉണ്ട്‌ അതില്, ഇപ്പൊ madam ത്തിന് ഇപ്പൊ എ~ എങ്ങനാന്ന് പറയാം madam സെന്റ്~ ഇത് ഇത് state government അല്ലേ? എത്ര കൊള്ളായി madam, madam retired ആയിട്ട്?

മോൾ ഇപ്പോ job നോക്കി കൊണ്ടിരിക്കുണോ. ജോലി നോക്കികൊണ്ട് ഇരിക്കുന്നോ മോള്. okay okay okay okay okay, okay madam അപ്പോ ആഹ് madam ത്തിന് madam ത്തിൻ്റെ husband ഓ. okay, madam loan ന് ഇപ്പൊ ആഹ് ഏർ ഇപ്പോ women ആയത് കൊണ്ട് madam ത്തിന് ആഹ് കൊറച്ച്~ inter~ ഈ കൊറഞ്ഞ interest rate ഇൽ തന്നെ madam ത്തിന് ഇത് എടുക്കാം loan എടുക്കാം ആഹ് ten point six zero interest ഇട്ടാണ് ആണ് madam ത്തിന് interest rate വരുന്നത്. ഇപ്പൊ woman ആയത് കൊണ്ട് ten point six zero percentage ആണ് madam ത്തിന് loan വരു~ loan വരുന്നത്. ഇപ്പോ madam ത്തിന്റെ pension എത്ര ആണ് madam Twenty five thousand monthly കിട്ടുന്നുള്ളൂ എന്നല്ലേ എന്നു പറയുമ്പോൾ madam ത്തിന് loan amount five lakhs ഇനടുത്ത് madam ത്തിന് എടുക്കാം നമുക്ക് ആഹ് അതേ five lakhs ഇനടുപ്പിച്ച് നമുക്ക് loan എടുക്കാവുന്നതേയുള്ളൂ. Twenty Five thousand ന്ന് പറയുമ്പോ നമുക്ക് ആഹ് just five lakhs അടുപ്പിച്ച് നമുക്ക് loan എടുക്കാം madam ത്തിന് ആഹ് ആഹ് monthly നമുക്ക് five lakhs ന് ഇപ്പൊ ten point six zero percent ആണ് madam അപ്പൊ interest വരുന്നത്. ഒരു minute ഏ ten point six zero percent ആണ് interest എന്ന് പറയുമ്പോ madam ത്തിന് ഒരു കൊള്ള ~ ഓരോ കൊല്ലത്തിലും madam ത്തിന് അമ്പതിമൂന്നായിരം ആണ് interest അമ്പത്തിമൂവായിരംന്ന് പറയുമ്പോ madam ത്തിന് അഹ് ആഹ് ഒരു മാസം interest തന്നെ madam ത്തിന് നാലായിരത്തിനാന്നൂറ്റി പതിനേഴ് രൂപ വരും, പിന്ന അത് കൂടാതെ തന്നെ EMI യും കൂടി ചേർത്ത് എന്ന് വെച്ചാ principle amount കൂടി ചേർത്ത് അടയ്ക്കല് വരും madam ഇത് എത്ര കൊല്ലത്തേക്കാണ് ഇത്~ ഇത് വേണ്ടത് lo~ loan വേണ്ടത് madam ത്തിന്. ആഹ് madam ഇപ്പൊ pensional scheme ആയാകൂടെ നമുക്ക് പത്ത്‌ വർഷം വരെ വേണോങ്കി loan കൊടുക്കും, ചെയ്യിപ്പിക്കാവുന്നതേയുള്ളു, ആഹ് പക്ഷെ ഒര്~ ഒര് year നകത്ത് madam loan എടുത്താൽ മാത്രമേ madam ത്തിന് ten point six zero percentage കിട്ടു. one year ഇൽ നിന്നും madam three year madam one year ക്കകം ഈ paisa അത്രേം അടച്ച് തീർത്തെങ്കി മാത്രമേ madam ത്തിന് ten point six zero percentage interest ല് വരൂ, അത് അല്ലാതെ madam ഒരു യ്~ one year ൻ്റെ കൂടുതൽ ഉണ്ടെങ്ങി three years നകത്തു madam loan എടുക്കുയാണെങ്കില് madam ത്തിന് eleven point three five percent interest വരും, അങ്ങനെ ഒരുപാട് ഒന്നും കൂടു~ കൂടുതൽ ഇല്ല, കുറച്ച് ഇച്ചിരി കൂടുതൽ ആണ്. അല്ലാ three years എന്ന് പറഞ്ഞാ ഇപ്പോ ten years വരെ madam ത്തിന് EMI വേണം, pay ചെയ്തു തീർക്കാൻ ഉള്ള സമയം ഒന്നും ഇല്ലെങ്കിൽ madam ത്തിന് eleven point six zero percent interest ആണ്. ഇപ്പൊ madam എത്ര വർഷത്തേക്കെന്ന് ഒന്ന് പറഞ്ഞാൽ ഞാൻ EMI കൃത്യം ആയിട്ട് madam ത്തിന് calculation ചെ~ ചെയ്തു പറയാം.

അപ്പോ eleven point six zero percentage interest ആണ് madam ഉണ്ടാവുന്നത്, വരുന്നത്.

ഇല്ല same interest എന്ന് പറയുമ്പോൾ cash madam കുറച്ചു കൊറച്ചു കൂടി നീ~ കൊറച്ചു കൂടി നീട്ടി അടക്കേണ്ടി വരും eleven point six zero percent interest ന്ന് പറയുമ്പോൾ, ഇപ്പൊ for example കൊറച്ചു EMI മാത്രം കൊറച്ചു കൂടുതൽ ആയിട്ട് ഏർ അടക്കേണ്ടി വരും, അതേ. ഇപ്പോ ആഹ് ഇ~ ഇപ്പോ eleven point six zero ന്ന് പറയുമ്പോ അമ്പത്തി എട്ടായിരം രൂ~ രൂപയാണ് madam ത്തിന് interest മാത്രം, ഒരു വർഷത്തേക്കുള്ള interest അ~ അമ്പത്തി എട്ടായിരം രൂപ ആണ്, ഇന്ന് ഇപ്പോ madam അഞ്ചു വർഷംന്ന് പറയുമ്പോൾ total ആയിട്ട് അഞ്ചു വർഷത്തിന് madam ത്തിന് ആഹ് കെട്ടേണ്ട amount, interest മാത്രം madam ത്തിന് രണ്ട് ലക്ഷത്തിതൊണ്ണൂറായിരം രൂപ അടുപ്പിച്ചു വരും madam ത്തിന് interest മാത്രം, അപ്പോ അതും കൂട ഈ Total payment five lakhs എന്നു പറയുമ്പോൾ madam ആഹ് total ആയിട്ട് അടയ്‌ക്കേണ്ട amount ഏഴു ലക്ഷത്തിതൊണ്ണൂറായിരം രൂപ, അപ്പം nearly eight lakhs ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ madam pay ചെയ്യേണ്ടി വരും. അത് ഒരു five months ആയിട്ട് EMI ആയിട്ട് ന~ നമുക്ക് അടയ്ക്കാം, ഒരു minute അത് നോക്കി പറയാം

madam ത്തിന് ആഹ് ഓരോ മ~ monthlyEMI ന്ന് പറയുമ്പോൾ പതിമൂന്നായിരത്തിനൂറ്റി അറുപത്തിയേഴ് രൂപ madam ത്തിന് വരും, ഇത് വരും madamEMI വരും EMI മാത്രം, പിന്ന madam ത്തിന്

"sninja-text id=""fontsninja-text-391"" class=""fontsninja-family-55""fontsninja-text id=""fontsninja-text-328"" class=""fontsninja-family-55""ten yearsfontsninja-text ആണെങ്കി ഇതിൻ്റെ പാതി fontsninja-text id=""fontsninja-text-329"" class=""fontsninja-family-55""amount madamfontsninja-text ത്തിന് അടയ്‌ക്കേണ്ടി വരും. മനസ്സിലായോ? ഇപ്പൊ പതിമൂന്നായിരത്തിയെരുന്നൂറ് രൂപാന്ന് പറയുമ്പൊ അതെ പതിമൂന്നായിരത്തിയെരുന്നൂറ് രൂപാന്ന് പറയുമ്പൊ നമ്മക്ക് nearly seven, eight ഇല്ല നി~ അതെ nearly sevenfontsninja-text" "sninja-text id=""fontsninja-text-541"" class=""fontsninja-family-55""അതാണ്, പിന്നെ അത് കൂടാതെ madam ത്തിന് ഇത് processing fontsninja-textcharges ഉണ്ട്, ഇപ്പൊ ഇത് madam ത്തിന് ഞാൻ EMIcalculation amountfontsninja-text id=""fontsninja-text-414"" class=""fontsninja-family-55""fontsninja-text പറഞ്ഞതാണ്. അപ്പോ ഇത് കൂടാതെ madam ത്തിന് processing charges ഉണ്ട്, processing charges ന്ന് പ~ പ~"

"sninja-text id=""fontsninja-text-793"" class=""fontsninja-family-55""അതെ madam ത്തിന് ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപ വരെ നമുക്ക് processing charges ഇല്ല, അപ്പൊ madam ത്തിന് ആഹ് five lakhs ആയതുകൊണ്ട് madam ത്തിന് po~ fontsninja-textpension scheme ആയതുകൊണ്ട് processing charge two fifty ആണ്. അതെ, ഇത്" ഇത് കൂടാതെ processing charge കൂടാതെ madam ത്തിന് ആഹ് പിന്നെ സ്വേ~ ഏർ service tax എന്നുണ്ട് service tax അതും പിന്നെ documentation charges ഉം കൂടി madam extra ആയിട്ട് pay ചെയ്യേണ്ടിവരും. അപ്പൊ അത് madam ത്തിന്റെ ആഹ് Account ഇവിടെ ഉണ്ടല്ലേ ഈ bank ല്? അതുപോലെ madam ത്തിന്റെ account എന്ന് പറഞ്ഞാ ആ amount ആണ് നമുക്ക് ചെയ്യാവുന്നതാണ്. ആഹ് madam ഇത്, ഇല്ല madam loan ന് നമ്മക്ക് ഏറിയാ madam ത്തിന് two months, sorry two weeks നകം നമുക്ക് loan എടുക്കാം madam ത്തിന്. അതെ, ഇപ്പൊ ഇത് pension scheme ആയത് കൊണ്ട് ഇതിന് ഇനി ഒരു അഹ് പ~ ഇപ്പൊ separate ഒരു offer ന്ന് വെച്ചാലെ ഇവിടെ കോവിഡ് emergency scheme ഉണ്ട് madam അത് only for pe~ pensioners ന് മാത്രമാണ് ഈ സ്കി~ ഈ scheme എന്നുവെച്ച് ഇപ്പൊ VRS ആവു~ VRS ചെയ്യുന്നത് ഇപ്പൊ അതിൻ്റെ rate of interest നമുക്ക് seventy five percentage ആ~ ഇവിടെ ആക്കിയാൽ നമുക്ക് lo~ loan ആയിട്ട് നമുക്ക് തരാം. അതിൻ്റെ rate seventy three percent per annum ആ അതെ അതെ അതെ ഇതിന് ഇനി അഹ് documents ന്ന് പറയുമ്പോ madam ത്തിന് madam ത്തിൻ്റെ ആധാർ കാർഡും പിന്നെ രണ്ട് passport size photo യും madam ത്തിൻ്റെ പാൻകാർഡും പിന്നെ bank statement ഉം വേണം. പിന്നെ pension madam ത്തിന് bank ഇലാണോ ഇതാവുന്നത credit ആവുന്നത്?

okay madam അപ്പൊ madam ത്തിനിപ്പോ അഹ് വരാൻ കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നമ്മക്ക് staff നെ അങ്ങോട്ട് അയക്കാം, pe~ pension seva scheme ഉള്ള person ന് മാത്രമാണ് ഈ ഈ പ്രത്യേക offer എന്നുവെച്ചാ ഇപ്പോ അവർക്ക് വയസാവ~ വയസായവരായത് കൊണ്ട് ഒരു പക്ഷെ അവർക്ക് bank ഇ വരാൻ ക~ കഴിയാതെ ഇരിക്കാം, ആ situation ഇ ഇരിക്കാം, അപ്പൊ അതുകൊണ്ട് അഹ് നമ്മള് തന്നെ അവിടെ bank ല് വീട്ടി വന്നിട്ട് madam ത്തിന് ആവശ്യപ്പെടുന്ന സാ~ കാര്യങ്ങളൊക്കെ നമു~ നമ്മള് വന്ന്‌ അവിടെ ചെയ്‌ത്‌ തരും. അത് നമുക്ക് കുഴപ്പയില്ല. പക്ഷെ madam ത്തിന് ഞാൻ ആഹ് കൊറേ documents പറയാം documents ഇ പറയുന്നത് ഇതൊക്കെ madam ഒന്ന് ready ആക്കി വെക്കണം, എന്നുവെച്ചാ ആധാർ കാർഡ്, പിന്ന പാൻകാർഡ്, രണ്ട് passport size photo

ആഹ് passport പിന്നെ madam ത്തിൻ്റെ bank statement, bank statement ന്ന് പറയുമ്പോ last six months bank statement ഇപ്പൊ ഏത്‌ bank ഇലാണോ madam ത്തിൻ്റെ pension amount credit ആവുന്നത് ആ statement, last six months statement വേണം പിന്നെ രണ്ടു പ്~ madam, note ചെയ്തു അല്ലേ ആഹ് madam note ചെയ്തു അല്ലേ ഇതൊക്കെ ഞാ~ ഞാ~ ഞാൻ പറഞ്ഞ documents ഒക്കെ note ചെയ്തു വെച്ചു അല്ലേ? പിന്നെ ഇത് കൂടാതെ madam ത്തിന് ഒരു guarantor എ sign വേണം guarantor എ sign ന്ന് പറയുമ്പോ madam ത്തിൻ്റെ friend ഓ ആരെങ്കിലും ഇതുപോലെ തന്നെ ആഹ് pension ആയ ആൾ ആരെങ്കിലും ഉണ്ടെങ്കി എന്നുവെച്ചാ ഇത് pensional scheme ആയതുകൊണ്ട് ഇല്ലെങ്കി husband ഇൻ്റെ പേരില് സ്വന്തമായിട്ട് ഭൂമിയോ വസ്തുവോ മറ്റോ ഉണ്ടോ madam? എന്നാ husband ഇൻ്റെ പേരില്

okay ഇല്~ ഇല്ലെങ്കി madam madam madam നാളെ പറഞ്ഞാലും മതി നമ്മള staff അ~ staff അങ്ങോട്ട് വരും, അതൊക്കെ ഒന്ന് arrange ചെയ്യും

Hello നമസ്ക്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോവുന്ന വിഷയം Tourism വിനോദ സഞ്ചാരം എന്നൊരു വിഷയത്തെ കുറിച്ചാണ് പ്രധാനമായും വിനോദത്തിനും ആനന്ദ ആനന്ദത്തിനും ആയി സ്വന്തം നാട് വിട്ട് ആഹ് നടത്തുന്ന യാത്രകളെയാണ് വിനോദ സഞ്ചാരം അല്ലെങ്കിൽ Tourism എന്ന് പറയപ്പെടുന്നത് ഇത് കൂടാതെ വാണിജ്യ ആവശ്യത്തിനും Medical ആവശ്യത്തിനും സുഖ ചികിത്സക്കുമൊക്കെയായി നടത്തുന്ന ദൂരെ യാത്രകളും ആഹ് സാധാരണയായി വിനോദ സഞ്ചാരത്തിന്റെ പരിധിയിൽ ഉൾപ്പെ ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തിയിട്ടുണ്ട് Tourism ആഭ്യന്തരമോ അല്ലെങ്കിൽ ഏർ യാത്രക്കാരന്റെ സ്വന്തം രാജ്യത്തിനുള്ളിൽ എന്ന് പറ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ അന്തർ ദേശീയമോ ആകാം കേരളം പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമാണ് അതുകൊണ്ടാണ് വിനോദ സഞ്ചാരികൾ ഈ ഒരു ഏർ കേരളത്തിലേക്ക് ഏർ വരുന്നതും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതും നമ്മുടെ നദികളും വനങ്ങളും മലകളും ഏർ കടലോരവും വൈവിധ്യമാർന്ന ഭൂ പ്രകൃതിയും സമ്പന്നമായ കലാ സാംസ്‌കാരിക മേഖലയും എന്നും ലോക ശ്രദ്ധക്ക് ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഏർ ഇഷ്ട്ട സങ്കേതം കൂടിയാണ് ഏർ ഈ പറയു പറയപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ആയതിനാൽ കേരളത്തിന്റെ വിനോദ സഞ്ചാര മേഖല

സഞ്ചാര മേഖലയിൽ നിന്നാണ് അതുകൊണ്ട് ഈ വിനോദ സഞ്ചാര മേഖലയെ നമുക്ക് ആഹ് അവഗണിക്കാൻ ആവില്ല കുറഞ്ഞ മുതൽ മുടക്ക് കൊണ്ട് ആഹ് വലിയ വരുമാനം കൈവരിക്കുക എന്നൊരു രംഗമാണ് വിനോദ സഞ്ചാരത്തിൽ നമ്മൾ കാണപ്പെടുന്നത് കേരളം വിനോദ സഞ്ചാരികളുടെ സ്വർഗമാണ് മറ്റെങ്ങു നിന്നും ഇത്ര മാത്രം വ്യത്യസ്തവും വൈവിധ്യവുമായ ഒരു യാത്രാ അനുഭവം അവർക്ക് ലഭിക്കില്ല അത്ര മാത്രം ആകർഷണീയമായ ഈ നാട് അത്ര മാത്രം ആകർഷണീയമാണ് ഈ ഒരു നാട് കൊട്ടാരങ്ങളും മഹാ ക്ഷേത്രങ്ങളും കൊണ്ട് സമ്പന്നമാണ് കേരളം ഏത് നാട്ടിൽ നിന്നും എത്തുന്നവർക്കും അനുയോജ്യമാണ് നമ്മുടെ കലാ ആഹ് കാലാവസ്ഥ കേരളത്തിലെ വിനോദ സഞ്ചാര മേഖലയുടെ വളർച്ചക്ക് ആയി നമ്മുടെ സർക്കാറുകൾ ധാരാളം ആഹ് പധവികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഹ് പധവികൾ പ്രഖ്യാപിച്ചു നടപ്പിലാക്കുന്നുമുണ്ട് വിനോദ സഞ്ചാരത്തെ ഒരു വ്യവസായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ അതിൽ പ്രകാരം നിരവധി പരിപാടി വിനോദ സഞ്ചാരികൾക്കൊപ്പം സാംസ്‌കാരിക വ വകുപ്പും ചേർന്ന് നടപ്പി നടപ്പിലാക്കുന്നു ഓണാഘോ ഓണാഘോഷം ഒരു Tourism മേഖല ഉം മേളയായി മാറ്റുവാൻ സർക്കാർ തീരുമാനിച്ചതായി ഈ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തലസ്ഥാന നഗറിൽ ആഹ് ഓണാഘോഷത്തെ ഒരു വർണ്ണ വർണ്ണോത്സവമായി കൊണ്ടാടുന്നു ഓണത്തോടനുബന്ധിച്ച് വിദേശികളും ആഹ് സ്വദേശികളും സഞ്ചാരികൾക്കും സന്ദർശകർക്കും ഹരം പകർന്നതാ പ പാ പകരുന്നതിനായുള്ള ആഹ് നമ്മുടെ വള്ളം കളിയും സംഘടിപ്പിക്കുന്നു കേരള വിനോദ സഞ്ചാര ആഹ് വകുപ്പ് ഈ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആഹ് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്

Bus കൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ കണ്ടെത്തി വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു

ഈ ലക്‌ഷ്യം കൂടി കണക്കിലെടുത്ത് കൊണ്ടാണ് മലമ്പുഴയും തേക്കടിയും ആഹ് കോ കോവളവും നമ്മുടെ പ്രധാന Tourist കേന്ദ്രങ്ങളാണ് ലോക പ്രസിദ്ധ കടലോര വി ഏർ വിശ്രമ കേന്ദ്രമായ കോവളം വി ഏർ വിദേശ സഞ്ചാരികളുടെ ഇഷ്ട്ടപ്പെട്ട വിനോദ കേന്ദ്രമാണ് വന്യ മൃഗസംരക്ഷണ സങ്കേതം കൊണ്ട് പ്രസിദ്ധമാണ് തേക്കടി പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിൽ ആഹ് വന്യ മൃഗങ്ങളെ അവയുടെ സാങ്കേ തത്തിൽ നേരിൽ കാണാവുന്ന ഇടം കൂടിയാണ് ഈ ഒരു കേന്ദ്രം മാത്രമല്ല സ്വച്ഛമായ Boat സഞ്ചാരത്തിനും അഹ് ഇവിടെ സൗകര്യമുണ്ട് മലമ്പുഴ ആഹ് അണക്കെട്ടും അവിടെയുള്ള കൊണ്ട് ആകർഷണീയമാണ് ഒരു പ്രദേശത്തിന്റെ ആകർഷണീയതയും ആഹ് പ്രകൃതി ഭംഗിയും മാത്രമല്ല Tourist ആഹ് Tourism ത്തിന്റെ അല്ലെങ്കിൽ വിനോദ സഞ്ചാരത്തിന്റെയും വിജയത്തിനുള്ള അടിസ്ഥാനം ആ പ്രദേശത്തെ ജനങ്ങളുടെ നല്ല പെരുമാറ്റവും ആഹ് മര്യാദവും ഒരു ഘടകമാണ് വിനോദ സഞ്ചാരികൾക്ക് അവിടെ നിന്നും ലഭിക്കുന്ന പരിചരണമാണ് പ്രധാനം അവരെ നാം നമ്മുടെ ബഹുമാന്യരായ അതിഥികളായി കരുതണം കേരളം ഇക്കാര്യത്തിൽ പ്രസിദ്ധമായിരുന്നു നമ്മുടെ അഹ് അതിഥി ഭൂ ചാസം സ്മാരക ലോക പ്രസിദ്ധമാണ് നിർഭാഗ്യവശാൽ ഈ സംസ്കാരം നമുക്ക് നഷ്ടമാവുകയാണ് കേരളത്തിലെത്തുന്ന വിദേശ സഞ്ചാരികൾക്ക് നേരേ നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങൾ കഠിനമാണ് കേരളത്തിന്റെ വിനോദ സഞ്ചാര മേഖലക്ക് അനന്തമായ വികസനം സാധ്യതകളുണ്ട് ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ഭീകരാന്തരീക്ഷവും അക്രമണങ്ങളും ഇവിടെ ഇല്ല വിനോദ സഞ്ചാരികൾ ഏറെ ഇഷ്ട്ടപ്പെടുന്ന കാശ്മീർ സുന്ദരമാണെങ്കിലും ഭീകര ആക്രമണ ആക്രമണങ്ങൾ അവരെ അവിടെ നിന്നും പിന്തിരിപ്പിക്കുന്നു ഉത്തരേന്ത്യയിൽ പല ഭാഗ ത്തും ഇതാണ് ഇതാണ് ഏർ ഈ ഒരു അവസ്ഥയാണ് എന്നാൽ കേരളം ശാന്തവും സുന്ദരവുമാണ് തെക്കിന്റെ കാശ്മീരാണ് കേരളം അതുകൊണ്ട് വിനോദ സഞ്ചാര വികസനം നമുക്ക്

സുസ്ഥിരമായ ഒരു Tourism model നെയാണ് ഇനി കേരളത്തിൽ പ്രധീക്ഷിക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയും ഏപ്രിൽ മുതൽ ജൂൺ വരെയും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും ആഹ് നാല് Quarter കളിലാണ് കേരളത്തിൽ കൂടുതലായും വിനോദ സഞ്ചാരികൾ ആഹ് എത്തുന്നത് ഇതിൽ ആദ്യത്തെയും നാലാമത്തെയും ഉൾപ്പെടു ഉൾപ്പെടുന്ന മാസങ്ങളാണ് Tourist season ആയി അറിയപ്പെടുന്നത് കൂടാതെ കേരള ത്തിന്റെ തലസ്ഥാനം എന്ന ഏർ പറയപ്പെടുന്ന തിരുവന്തപുരത്തിന് അന്തർദേശിയ Tousism Map ൽ ഇടം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് എല്ലാം വിരൽ തുമ്പിൽ ലഭിക്കുന്ന ഏർ ലഭിക്കുന്നത് കൊണ്ട് വളരെ നേരത്തെ തന്നെ Digital ലോകത്തെ വരവേറ്റി ഏർ വരവേറ്റി കൊണ്ടിരിക്കുകയാണ് സഞ്ചാരികൾ Tourism മേഖലയിൽ Digital വൽക്കരണം ഏകദേശം ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു Digital കാലത്തിന്റെ ഗുണവും ദോശവും അനുഭവിക്കുകയാണ് കേരളത്തിലെ Tourism മേഖല Social media യിലൂടെ വിനോദ ഏർ social media യിലൂടെ കേരളത്തിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾക്ക് പ്രിയമേറി വരുന്നതി നോടെയാണ് അപ്രധീക്ഷിത തിരിച്ചടികൾ അഹ് തിരിച്ചടികൾ ആഹ്

ആയുർവേദം സമ്മേളനം സാഹസികം cycling trucking വിവാഹം എന്നിങ്ങനെ Tourism ത്തിൽ തന്നെ പുതുതായി വന്ന ശാഖകളിലൊക്കെ online വഴി online വഴി Business ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് Digital ആഹ് വക്കനത്തോടെ ഇനി Tourism മേഖലയിലെ ആർക്കും മുഖം മുഖം തിരി തിരിഞ്ഞു നിൽക്കാൻ ആകില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഞാൻ ഇത് ഈ വിഷയം ഏർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്ക്കാരം ലോകത്തേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മൾ explain ചെയ്യാനായിട്ട് പോകുന്നത് class inNCERTthird chapter ആയ pair of linear equations in two variables എന്ന chapter ന്റെ exercise three point four ആണ് ഇത് കുറച്ച് difference വന്നിട്ടുള്ള ഒരു section ആണ് ഇത് അതുകൊണ്ടാണ് നമ്മള് polynomials ന്റെ ഇടയിൽ ഈ ഒരു section solve ചെയ്യുന്നത് okay see ആദ്യത്തെ question ആയിട്ട് ചോദിച്ചിരിക്കുന്നത്

elimination method ഉ substitution method ഉം വഴി നമ്മൾ solve ചെയ്യ അപ്പൊ last exercise exercise all ready njan upload ചെയ്തിട്ടുണ്ടായിരുന്നു so ആ ഒരു exercise മൊത്തം നമ്മൾ substitution method വഴിയാണ് solve ചെയ്യുന്നത് so അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ആ ഒരു method അറിയാം എന്ന് വിശ്വസിക്കുന്നു so അറിയാത്തവർക്കായി ആ ഒരു video യുടെ link comment section ൽ കൊടുത്തിരിക്കാം so ആ video ഒന്ന് check ചെയ്‌ത്‌ നോക്കുക substitution method click ചെയ്യണം so അതേ പോലെ തന്നെ elimination method ന്ടെയും ഒരു problem ഇതിന്ടെ basic കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് കൊടുത്തു അവര് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകാം ആ video യുടെ link ഉം comment section ൽ കൊടുത്തേക്കാം so അത് കാണുമ്പോൾ overoal idea കിട്ടും അതിന് ശേഷം first examble ഇത് പോലെ ചെയ്യാം അതും പറയാം ഈ channel അത്യമായാണ് കാണുന്നതെങ്കിൽ subscribe ചെയ്യാനായിട്ടും തുടർന്നും നിങ്ങളുടെ friends ലേക് കൂടി videos share ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പൊ നമ്മക്ക് section ലേക് പോകാം അപ്പൊ ഇവിടെ first question ആയിട്ട് തന്നിട്ടുള്ളത് ഇങ്ങനെയാ x plus y is equal to mainas five mainase three y is equal to four ഇവിടെ question എടുത്ത് പറയുന്നുണ്ട് solve by elimination method and substitution method